ജീവിതത്തിന്റെ അടിത്തറയാകുന്നു ആദ്യത്തെ ആർത്തവത്തിന് ശേഷം സ്ത്രീ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ estrogen പ്രധാന പങ്കു വഹിക്കുന്നു ഗർഭ കാലത്തേ സുരക്ഷിതമായി കൊണ്ട് പോകാൻ progesterone കൂടിയേ തീരു സ്ത്രീകളുടെ ആരോഗ്യം ക്രമമായി നിലനിൽത്തുന്നതിൽ estrogen പ്രധാന പങ്കു വഹിക്കുന്നുണ്ട് ഗർഭ പത്രത്തിന്റെ ആരോഗ്യം എല്ലിന്റെ ഉറപ്പ് ശരീര താപനില നിയന്ത്രണം എന്നിവ estrogen ന്റെ ധര്മങ്ങളാണ് പ്രത്യുല്പ്പാദന hormone ഉകളുടെ ഏറ്റക്കുറച്ചിലുകൾ സ്ത്രീ പുരുഷ ജീവിതങ്ങളെ നിസങ്കീര്ണമായി ബാധിക്കും അസ്തിത്വ പ്രശ്നങ്ങൾ മാത്രമല്ല ഇങ്ങനെയൊരു സൻ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന മറ്റൊരു പലിയ ജീവിത പ്രതിസന്ധിയാണ് വന്ധ്യത ഉത്തേജനങ്ങൾ ഉത്തേജക steroid hormone ഉകളുടെ ദീർഘകാല ഉപയോഗം ഉപയോഗം ശരീര പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉല്പാദിക്കപ്പെടുന്ന ഒട്ടേറെ steroid hormone ഉകൾ ഉണ്ട് cortico stedoid പോലെയുള്ളവ ചിലതരം alergy ആസ്ത്മ ശാസ്തറോസ്‌കങ്ങൾ mintagesic തുടങ്ങിയവ ഒട്ടേറെ രോഗങ്ങൾക് steroid അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് നെഞ്ചേരിച്ചാൽ വൈകാരിക മാറ്റങ്ങൾ അണുബാധ എല്ലുകൾക്ക് ബലഹീനത പ്രേമേഹം അമിത വണ്ണം glaucoma ഉറക്ക കുറവ് തുടങ്ങിയ രോഗങ്ങൾ cortico stedoid സ് കൂടുതൽ അടങ്ങിയ മരുന്ന്കളുടെ ഉപയോഗത്തിന്റെ പാർശ്വഫലങ്ങളായി വരം ശരീരത്തിൽ പ്രകൃതിദത്ത steoid ന്റെ ഉൽപാദനം കുറഞ്ഞു കുറഞ്ഞു വരും പെട്ടന്ന് മരുന്ന് നിർത്തുമ്പോൾ adrenal ഗ്രന്ധികൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവും പോസ്റ്റിയോപോറോഫിസ് എല്ലുകളുടെ ബലക്ഷയം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 ഉണർവും ഉറക്കവും ജയ പരാജയങ്ങളും സ്വപ്നവും പ്രതീക്ഷയുമൊക്കെ hormone ഉകളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ തുടർഫലനങ്ങൾ ആണെന്ന് പറയാം ഒരാപകട സാഹചര്യം വരുമ്പോൾ മ് മല്ലി മല്ലിട്ട്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 ത്തിലൂടെ അമിതമായ ജലനഷ്ടം ഉണ്ടാക്കും രക്തത്തിലെ glucose ന്റെ അളവ് നിയന്ത്രിക്കാൻ pancreas ആവിശത്തിന്‌ insulin ഉല്പാദിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും പ്രേമേഹം നമ്മെ കീഴടക്കും ഭക്ഷണത്തിൽ ആവിശത്തിന് idrin ഇല്ലെങ്കിൽ thyroid hormone കുറയുകയും goiter വന്ന്‌ കഴുത്തിൽ പിടിമുറുക്കുകയും ചെയ്യും പറഞ്ഞു വന്നത് നമ്മുടെ ദൈന്യം ദിന ജീവിതത്തിൽക്ക് ഓരോ ഗ്രാന്ധിയും അത്യു അവ ഉല്പാദിപ്പിക്കുന്ന hormone ഉകൾ എത്ര പ്രധാന പങ്കാണ് വഹിക്കുന്നത് എന്നാണ് അസ്സംഗ്യം അത്ഭുതങ്ങളും കൗതുകങ്ങളും സങ്കീർണകളും ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിച്ചു നിൽക്കുന്ന അവർതന്നെ വേണം ഇതാണ് hormone ഉകളുടെ ഇന്ദ്രജാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻറെ വാക്കുകൾ നിത്തുന്നു നന്ദി നമസ്കാരം മഹാത്മാ ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് വരെ ജീവിച്ചു indian സ്വാത്രന്ത്ര്യസമര പ്രസ്ഥാനത്തിൻെറ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുത്തുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദർശികനായും ദർശനികായയും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു

ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഹൈന്ദവ തത്ത്വശാസ്ത്രങ്ങളുടെ പ്രയോക്താവായിരുന്നു എല്ലാവിധത്തിലും സ്വയാസ് സ്വയാശ്രയത്ത്വം പുലർത്തിയ ഒരു ആശ്രമം സ്ഥാപിച്ച് അവിടെ ലളിത ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്കു മാതൃകയായി സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു സന്യാഹാരം മാത്രം ഭക്ഷിച്ചു ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി ഗാന്ധിജിയുടെ ദർശനങ്ങൾ ആഗോളതലത്തിൽ ഒട്ടേറെ പൗരാവകാശ പ്രവർത്തകരെ സ്വാധിനിച്ചു മാർട്ടിൻ ലൂഥർ ഉം കിംഗ് സ്റ്റീവ് ബികോ നെൽസൺ മണ്ടേല ഓങ് സാൻ സ് സൂചി എന്നിവർ ഗാന്ധിയെ ആശയങ്ങൾ സ്വാംശീകരിച്ചവരിൽ പെടുന്നു ഭാരതീയർ മഹാത്മാ ഗാന്ധിയെ രാഷ്ട്രപിതാവായി ആദരിക്കുന്നു അദ്ദേഹത്തിൻറെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി എന്ന പേരിൽ എന്നിവയെ ദേശിയ അവധി നൽകി അആചരിക്കുന്നു. അഹിംസാധിഷ്ഠിത സത്യാഗ്രഹം എന്ന ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ അന്നേ ദിവസം അന്താരാഷ്ട്ര അഹിംസ ദിനമായും രണ്ടായിരത്തി ഏഴ് മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാന്ധിയുടെ കുടുംബം ബനിയാജാതിയിൽ പെട്ടവരായിരുന്നു അവർ വ്യാപാരികളും പണമിടപാടുകാരുമായിരുന്നു ബനിയ ജാതി വർണശ്രേണിയിൽ ബ്രാഹ്മിണ ക്ഷത്രിയർക്കും ശൂദ്രർക്കും ഇടയിൽ സ്ഥിതി ചെയ്തു നാം അറിയുന്ന ഗാന്ധിജിയെ പോലെ അല്ലാതെ അദ്ദേഹത്തിൻെറ കുടുംബം മാംസാഹാരങ്ങൾ ആയിരുന്നു അവരുടെ സ്വദേശം ഗുജറാത്തിലെ കത്തിയ കത്തിയവാർ പ്രദേശമായിരുന്നു കത്തിയവാർ എന്ന് അറിയപ്പെടുന്നത് തെക്കൻ ഗുജറാത്തിലെ ഇരുപത്തിമൂവായിരത്തിൽ അധികം കചതുരശ്ര kilometre വിസ്തീർണം ഉള്ള ഒരു ഉപദ്വീപാണ്‌ ഗാന്ധിജി ജനിച്ചു വളർന്ന പോർബന്ധർ കത്തിയാവിൻറെ തെക്കു പടിഞ്ഞാറുള്ള ഒരു നാട്ടുരാജ്യം ആയിരുന്നു കത്തിയവാറിലെ എഴുപതിനാല് നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു അത്. ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പോർബന്തർ ഭരിച്ചിരുന്നത് ജൂതവർഗക്കാരായിരുന്നു

ലാൽജി ഗാന്ധി തെക്കൻ ഗുജറാത്തിലെ ജൂനാഗാദിൽ നിന്ന് പോർബന്ദറിലേക്ക് കുടിയേറി പാർത്തിരുന്നു അദ്ദേഹം പോർബന്ദറിൽ ദിവാന് കീഴിൽ ഒരു സാധാരണ ജോലിക്കാരനായി ജീവിച്ചു

ഒട്ടാ ബാപു എന്ന് കൂടി അറിയപ്പെട്ട അദ്ദേഹത്തിൻെറ കീഴിൽ രാജ്യം സാമ്പത്തികപരമായി ശക്തി പ്രാപിച്ചു തൻറെ നയതന്ത്രപാടവത്താൽ റാണയും company യും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തി എന്നാൽ റാണയുടെ അപ്രതീക്ഷിത മരണത്തോടെ രാജ്ഞി ഭരണത്തിലെ കീഴിൽ വന്ന രാജ്യത്തിൽ നിന്ന് ലാൽജി ഗാന്ധി നാടുകടത്തപെട്ടു റാണയുമായുള്ള അടുപ്പം കാരണവും രാജ്ഞിയുമായുള്ള ഒരസുഖ അസുഖരം അസുഖകരമായ ബന്ധം കാരണം ഇതെന്ന് പറയപ്പെടുന്നു രാജകുമാരനായ റാണ വിമുക്തി പ്രായപൂർത്തിയായതോടെ രാഞ്ജി തൻെറ മകൻ ഭരണം കൈമാറി റാണ വിമുക്തി തൻെറ അച്ഛൻെറ വിശ്വസ്തനെ ദിവാൻ ആയി തിരിച്ചു കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ഉത്തമചന്ദ് ഗാന്ധി ദിവാൻ ആയി സേവിച്ചു ദിവാനായി സേവി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തൻെറ മകനായ കരം ചന്ദ് ഗാന്ധിക്ക് തൻെറ ഉദ്യോഗം കൈമാറി വിശ്രമജീവിതം ആരംഭിച്ചു. മഹാത്മാ ഗാന്ധിയുടെ അച്ഛനായിരുന്നു കാട കാബ ഗാന്ധി എന്ന് കൂടി അറിയപ്പെടുന്ന കരംചന്ദ് ഗാന്ധി റാണ വിമുക്തിയും കാബ ഗാന്ധിയും സമപ്രായക്കാരും നല്ല ചങ്ങാതിമാരും കൂടെ ആയിരുന്നു അവർക്ക് പലവിഷയങ്ങളിലും സമ അഭിപ്രായമായിരുന്നു അവരുടെ british കാറുമായുള്ള വിയോജിപ്പ് കാരണം പല വിഷമങ്ങളിലും ഒരുമിച്ച് നേരിടേണ്ടി വന്നു കരംചന്ദ് ഘനാധി ദിവാനായിരിക്കെ പോർബന്ദർ class ഒന്നിൽ നിന്ന് class മൂന്നിലേക് തരംതാഴ്ത്തപെട്ടു കാബ ഗാന്ധിയുടെ നാലാമത്തെ ഭാര്യയായിരുന്ന പുതലിഭായ് അവരുടെ മക്കളിൽ നാലാമൻ ആയിരുന്ന മഹാത്മാ ലക്ഷിമിഡാസ് റാലിയത്ത് ബെ ബെഹൻ കർസൻദാസ് ആയിരുന്നു ഗാന്ധിജിയുടെ സഹോദരങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ british കാരുടെ ഇടപെടൽ മൂലം കാബ ഗാന്ധിക്ക് രാജ്കോട്ട് താക്കൂറിൻറെ ഉപദേഷ്ടാവായി സ്ഥാനമാറ്റം ലഭിച്ചു രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ കൊടും അദ്ദേഹം മൂലം കാബ ഗാന്ധിക്ക് രാജ്കോട്ട് താക്കൂറിൻറെ ഉപദേഷ്ടാവായ സ്ഥാനമാറ്റം ലഭിച്ചു

ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കാബ ഗാന്ധി ഇഹലോകവാസം വെടിഞ്ഞു കരംചന്ദ് ഗാന്ധിയുട കരംചന്ദ് ഗാന്ധിയുടെയും പുത്‌ലിബായിയുടെയും മൂന്ന് പുത്രന്മാരിൽ ഇളയവനായ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു ഒരു സഹോദാരിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു വൈശ്യകുലത്തിലെ ബനിയ ജാതിക്കാരായ ആ കുടുംബം വൈഷ്ണവവിശ്വാസികളായിരുന്നു അദ്ദേഹത്തിൻെറ പിതാവ്‌ കരംചന്ദ് വാങ്കനഗറിലും രാജ്കോട്ടിലെയും പ്രധാനമന്ത്രിയായിരുന്നു. കരംചന്ദ് നാലു വിവാഹങ്ങൾ ചെയ്തിരുന്നു അവസാനത്തെ ഭാര്യയായിരുന്നു പുത്‌ലിബായി മുത്തച്ഛൻ പോർബന്ദറിൽ ദിവാൻ ആയിരുന്നു അച്ഛൻ അഞ്ചാം class വരെയെ പഠിച്ചിട്ടുള്ളു എങ്കിലും ആദര്ശധീരനായിരുന്നു അദ്ദേഹത്തിന് മതകാര്യങ്ങളിലൊന്നും അത്ര പിടിപാടുണ്ടായിരുന്നില്ല അമ്മയാകട്ടെ തികഞ്ഞ ഈശ്വരവിശ്വാസിയായിരുന്നു 'അമ്മ 'അമ്മ അന്നത്തെ രാജാവായിരുന്ന താക്കൂറിൻറെ വിധവയായ അമ്മയുമായി നല്ല ബന്ധത്തിലായിരുന്നു മോഹൻദാസിന് ഏഴുവയസ്സുള്ളപ്പോൾ അച്ഛൻ പോർബന്ദർ വിട്ടു രാജ്‌കോട്ടിലെ ജോലി സ്വീകരിച്ചു അതിനാൽ മോഹൻദാസിൻെറ പ്രഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു high school ൽ പതിമൂന്നാമത്തെ വയസ്സിൽ പോർബന്ദറിലെ വ്യാപാരികളായ ഗോകുൽദാസ് മാകാൻജിയുടെ മകൻ കസ്തൂർബയെ വിവാഹം കഴിച്ചു നിക്ഷരരായ കസ്തൂർബായെ മോഹൻദാസ് പഠിപ്പിച്ചു വിവാഹത്തിന് ശേഷം തൻെറ വിദ്യാഭാസം അദ്ദേഹം തുടർന്നു ചെറുപ്പകാലത് അത്രയൊന്നും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ല മോഹൻദാസ് matriculation വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചത് ബാരിസ്റ്റർ ആവനാഴി കുടുംബാംഗങ്ങൾ നിര്ബന്ധിച്ചതിനാലാണ് വിദ്യാഭ്യാസം തുടർന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എമ്പതി അഞ്ചിൽ അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി എമ്പതി കീഴിലായിരുന്നു മോഹൻദാസ് matriculation പൂർത്തിയാക്കിയത് പിന്നീട് ഭാവനനഗറിലെ സമൽദാസ് college ൽ പഠനം തുടർന്നു ജ്യേഷ്ടന്റെ നിർബന്ധത്തിനു വഴങ്ങി ആയിരത്തി എണ്ണൂറ്റി എമ്പതി എട്ട് സെപ്റ്റംബർ മാസത്തിൽ നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി ഇംഗ്ലണ്ടിൽ പോയശേഷം പോയവർഷം തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ കുട്ടി പിറന്നു ഹരിലാൽ ഗാന്ധി ലണ്ടനിലെ oxford university യിലാണ് അദ്ദേഹം നിയമം പഠിച്ചത് ലണ്ടനിലേക്ക് കയറുമ്പോൾ മദ്യവും മാംസവും കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു ആ വാക്കു പാലിച്ചു പൂർണ്ണ സസ്യ book ക്കായി തന്നെ ലണ്ടനിൽ കഴിച്ചു കൂട്ടി ഇക്കാര്യത്തിൽ അമ്മയോടുള്ള വാക്കു പാലിച്ചത്തിന് പുറമെ സ സസ്യാഹാരത്തെപ്പറ്റി പഠിക്കുകയും അതിൻെറ ഗുണത്തെ കുറിച്ച് അറിവ് നേടുകയും vegetarian club ൽ ചേർന്ന് അതിന്റെ നിർവ്വാഹക സമതിയിലേക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഈ club ൻറെ ഒരു ചെറിയ വിഭാഗം പ്രാദേശികമായി തുടങ്ങി ഇത് അദ്ദേഹത്തിൻെറ ഇത് അദ്ദേഹത്തെ പൊതുപ്രവർത്തനത്തിൽ പരിശീലനം നേടാൻ സഹാഹിച്ചു ഈ club ൽ വച്ച് അദ്ദേഹം പരിചയപ്പെട്ട ചില സസ്യ book ക്കുകൾ അക്കാലത്ത് സാർവത്രിക സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിനായി പ്രവർത്തിച്ചിരുന്നു തിയോസഫികൾ society എന്ന ഒരു രാജ്യാന്തരസംഗത്തിൻെറ പ്രവർത്തകരായിരുന്നു അവരിലൂടെ ഗാന്ധി ഹിന്ദുത്വം ബുദ്ധമതം ബ്രാഹ്മണസാഹിത്യം തുടങ്ങിയവ പഠിക്കാൻ ഇടയായി ഇംഗ്ലണ്ടിൽ വച്ചാണ് അദ്ദേഹം ആദ്യമായി ഭഗവത് ഗീത വായിക്കുന്നത് ഗാന്ധിയുടെ ആത്മീയമായ ജീവിതത്തിലെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു ഗ്രന്ഥമായിരുന്നു അത് അന്നുവരെ മതകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയൊന്നുമില്ലാതിരുന്ന മോഹൻദാസ് ബൈബിൾ ഖുർആൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും പഠിച്ചു ലണ്ടൻ matriculation പരീക്ഷ എഴുതിയെങ്കിലും ആദ്യം ലത്തീനയിൽ പരാജയപ്പെട്ടു എങ്കിലും വീണ്ടും എഴുതി അതിൽ വിജയം കൈവരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി അമ്മയുടെ മരണവാർത്തയാണ് അദ്ദേഹത്തെ ഇന്ത്യയിൽ എതിരേറ്റത് ഇന്ത്യയിൽ എത്തിയ ശേഷം മുംബയിൽ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചിരുന്നുവെങ്കിലും അദ്ദേ ആദ്യത്തെ വ്യവഹാരത്തിൽ തന്നെ ശരീരം വിറച്ച് ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ജോലി അവസാനിപ്പിച്ച് മടങ്ങി പിന്നീട് അദ്ദേഹം ആവശ്യക്കാർക്ക് പരാതി എഴുതികൊടുക്കുന്ന ജോലി നേടി നോക്കിയെങ്കിലും ഇത് മൂത്ത ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല ജ്യേഷ്ടൻറെ നിർബന്ധഫലമായി അദ്ദേഹം സേട്ട് അബ്ദുള്ള എന്ന ദക്ഷിണാഫ്രിക്കൻ വ്യാപാരിയുടെ ദാദാ അബ്ദുള്ള and co എന്ന ദക്ഷിണാഫ്രിക്കൻ company ടെ വ്യവഹാരങ്ങൾ വാദിക്കുന്ന ഒരു വക്കീലായി ജോലി ഏറ്റെടുത്തു കേസ് വാദിക്കുവാനായി company നിരവധി വക്കീലന്മാരെ ഏർപ്പാടാക്കിയിരുന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു മോഹൻദാസിൻെറ ജോലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വീണും ദക്ഷിണാഫ്രിക്കയിൽ നാറ്റാളിൽ എത്തി എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണവിവേചനം അദ്ദേഹത്തിൻെറ മനസ്സിൽ പുതിയൊരു രീതിയിൽ ചിന്ടിക്കാൻ പ്രേരിപ്പിച്ചു വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമറയാണ് കണക്കാക്കിയിരുന്നത് തീവണ്ടിയിൽ ഉയർന്ന ശ്രേണികളിലെ കൂപ്പകളി ഇന്ത്യക്കാരെയോ കറുത്തവർഗ്ഗക്കാരെയോ കയറാൻ അവർ അനുവദിച്ചിരുന്നില്ല വെള്ളം കുടിക്കാനുള്ള പൊതു tap പുകളിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന A class കൂപ്പയിൽ യാത്ര ചെയ്തതിന് ഗാന്ധിയെ മർദിക്കുകയും വഴിയിൽ പീറ്റർമാരിസ്റ്റിബർഗിൽഇറക്കി വിടുകയും ചെയ്തു തുടർന്ന് താഴ്ന്ന class ൽ യാത്ര തുടർന്ന അദ്ദേഹത്തെ തീവണ്ടിയുടെ guard ഒരു വെള്ളക്കാരൻ സ്ഥലം കൊടുക്കാഞ്ഞതിന് തല്ലി ഈ സംഭവത്തിന് ശേഷം ഗാന്ധി ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കുറച്ച് സമയം practice നും മറ്റുള്ള സമയം ഇത്തരം പ്രവർത്തനങ്ങൾക്കുമായി നീക്കിവെച്ച . പ്രിട്ടോറയിലെ തയ്യബ് ഹാജി ഖാൻ മുഹമ്മദ് എന്ന ഇന്ത്യക്കാരായ വ്യാപാരിയുടെ സഹാകാരണാത്തോടെ അവിടത്തെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെതിരെ അദ്ദേഹം സംസാരിച്ചു ഇംഗ്ലണ്ടിൽ പോലും ഇത്തരം അനാചാരങ്ങൾ ഇല്ലെന്ന് അദ്ദേഹം ഓർമിപ്പിച്ചു ഗാന്ധിയുടെ ആദ്യത്തെ പൊതുപ്രസംഗം അതായിരുന്നു ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസമില്ലായ്മയും ശുചിത്വക്കുറവുമാണ് ഇതിന് കാരണമെന്ന് വിശ്വസിച്ചു നടപടികൾ അദ്ദേഹം ആസൂത്രണം ചെയ്‌തു തീവണ്ടികളിൽ ഒന്നും രണ്ടും class കളിൽ പ്രവേശനം കിട്ടാനായി റെയിൽവേ അധികൃതരായക അധികൃതരുമായി ഗാന്ധി കത്തിടപാടുകൾ നടത്തി ഇന്ത്യക്കാരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാൻ ആരംഭിച്ചു മതപരവും അദ്ധ്യാത്മികവുമായി വളരെ സാമ്പത്തിക സാമൂഹിക നിലവാരത്തെ അദ്ദേഹം മതപരവും അദ്ധ്യാത്മികവുമായി വളരെ ഗ്രന്ഥങ്ങള് അദ്ദേഹം ഇക്കാലത്ത് പഠിച്ചു അദ്ദേഹം താമസിയാതെ കൂടുതൽ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തില്ലെക് ഇറങ്ങി ഇതിൻെറ ഭാഗമായി സുഹൃത്തുക്കളുമൊത്തു നറ്റാൽ indian congress എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ഇത് ഇന്ത്യക്കാരുടെ അവകാശബോധത്തിൽ കാതലമായ കാതലായ മാറ്റമുണ്ടാക്കി നാറ്റാളിലെ കരാർ തൊഴിലാളികളുടെ പ്രശ്നത്തിലും അദ്ദേഹം ഇടപെട്ടു താമസിയാതെ ദാക്ഷിണാഫ്രിക്കയിലും അദ്ദേഹം ഗാന്ധിജി എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം ഭാര്യയെയും കുട്ടികളെയും കൊണ്ടുവരാനായി നാട്ടിലേക്ക് ആശ്രമസന്ദർശനം നടത്തി രാജ്കോട്ടിലെത്തിയ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ നില

ഷാ മേത്ത എന്നിവരുമായി ഈ കാര്യം ചർച്ചചെയ്യുകയും ചെയ്തു ഇതിനിടക്ക് മുംബൈയിൽ plague പടർന്ന് ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പൂനെയിൽ ലോകമാന്യ ബാലഗംഗാധര തിലക് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരെ സന്ദർശിച്ചു

parliament അടച്ചതിനാൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്തതിനാലാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത് എന്നാൽ parliament ജനുവരിയിൽ തുടങ്ങണമെന്നും തുടങ്ങുമെന്നും അടിയന്തരമായി തിരിച്ചു വരണമെന്നുള്ള സന്ദേശം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ രണ്ട് മക്കൾ വിധവയായ സഹോദരിയുടെ പുത്രൻ ഭാര്യ കസ്തൂർബാ എന്നിവരോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ആദ്യവാരം ഗാന്ധി ദർബനിലേക്ക് യാത്രയായി തിരിച്ചെത്തിയ അദ്ദേഹത്തെ വെള്ളക്കാരായ ഒരുകൂട്ടം ആളുകൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്നാൽ അദ്ദേഹം അവർക്കെതിരായി വ്യവഹാരം നടത്താൻ ഇഷ്ടപ്പെട്ടില്ല ഇതിനെകുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തിപരമായ പീഡനങ്ങൾക്ക് കോടതിയിൽ പകരം ചോദിക്കുന്നത് തനിക്കിഷ്ടമെല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻെറ മറുപടി ഇത് അദ്ദേഹത്തിൻെറ വ്യക്തിമാഹാത്മ്യം കാണിക്കുന്ന ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപെട്ടു നറ്റാൽ നിയമ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട നിഷ്ട നിഷ്ടുരമായ കരടുബില്ലുകൾക്കെതിരെ കരടുബില്ലുകൾക്കെതിരായി അദ്ദേഹം നിരവധി പ്രചാരണ നടപടികൾ സംഘടിപ്പിച്ചു കൊളോണിയൽ secretary ക്ക് നിവേദനവും നൽകിയതിനൊക്കെ ബോവർ യുദ്ധത്തിൽ ഒരു സന്നദ്ധസേവകനായും അദ്ദേഹം പങ്കെടുത്തു യുദ്ധസമയത്ത് രോഗികളെ ശ്രുശ്രൂഷിക്കാൻ indian ambulance corpes എന്ന സംഘടനയിൽ ചേരുന്നതിന് പിന്നീട് അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയിൽ വച്ചു ഗാന്ധിക്കും കസ്തൂർബായ്ക്കും രണ്ട് ആൺകുട്ടികൾ കൂടി പിറന്നു നമസ്ക്കാരം ഞാൻ ഇന്ന് ഇവിടെ വായിക്കുന്നത് പാചകത്തെ കുറിച്ചാണ് മനുഷ്യൻ തീ ഉപയോഗിക്കുവാനുള്ള പ്രാപ്തി നേടിയതോടെ പാചകം മനുഷ്യ സംസ്കാരത്തിലെ ഒരു സർവ്വ സാദാരണയായ പ്രവർത്തിയായിരിക്കുന്നു ദേശം ജാതി മതം സന്ദർഭം ആചാരാനുഷ്ടാനങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം വ്യത്യസ്ത പാചകരീതകൾ നിലവിൽ നിലവിലുണ്ട് അത് ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല അവ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ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

ഭക്ഷണം തയ്യാറാക്കുന്ന പ്രവർത്തിയാണ് പാചകം ചൂട് ചൂടും രാസപ്രവർത്തിയും ഉപയോഗിച്ച് പഥാർത്ഥത്തിന്റെ രുചി നിറം ഗുണമേന്മ എന്നിവ മാറ്റുന്ന പ്രവൃത്തിയായും പാചകത്തെ വിശേഷിപ്പിക്കാ ഏർ വിശേഷിപ്പിക്കാവുന്നതാണ് പാചക രീതികൾ വെള്ളത്തിലിട്ട് വേവിക്കുക ആവിയിൽ വേവിക്കുക തീയിൽ ചുട്ടെടുക്കുക എണ്ണയിൽ വറുത്തെടുക്കുക എന്നിവയാണ് മുഖ്യം മനുഷ്യൻ തീ ഉപയോഗിക്കുവാനുള്ള പ്രാപ്തി നേടിയതോടെ പാചകം മാനവ മാനവ സംസ്കാരത്തിലെ ഒരു സർവ്വ സാദാരണമായ രീതിയായിരിക്കുന്നു ദേശം ജാതി മതം സന്ദർഭം ആചാരാനുഷ്ട്ടാനങ്ങൾ പാചകം ഒരു കലയാണോ ആണെങ്കിലും അല്ലങ്കിലും ഏർ ഏത് അടുക്കളയിലും നാലു നേരവും വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കിയാലല്ലേ പറ്റൂ ഈ പണി മിക്കവാറും വീട്ടമ്മയുടെ കുത്തക തന്നെ അപൂർവമായി പാചകം ചെയ്യുന്ന ഗൃഹ നാഥൻമാർ ഉണ്ട് ഇല്ലെന്നല്ല തീർച്ചയായും ഉണ്ട് രണ്ടു പേരും പിന്നാ ഉദ്യോഗസ്ഥരാവുമ്പോൾ ജോലികൾ തീർത്ത് കുട്ടികളെ school ലേക്ക് അയച്ച് രണ്ടു പേരും സമയത്ത് office എത്തണമെങ്കിൽ ഭാര്യയെ ജോലികളിൽ അൽപ്പം സഹായിച്ചേ പറ്റൂ എന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലർ പറയാറുണ്ടായിരുന്നു സദ്യകൾകും സദ്യകൾക്കും catering service കൾക്കും വേണ്ടി ആഹാരപദാർത്ഥങ്ങൾ തയ്യാറാക്കുന്ന ഭൂരിപക്ഷവും പുരുഷന്മാരാണ് പക്ഷെ ഇവരെ ഏർ പോലും ഇവർ പോലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയില്ല എന്ന് ഇവരിൽ ചില ഭാര്യമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഭക്ഷണം ഒന്ന് വേറെ തന്നെ അല്ലെ അത് അമ്മയോ സഹോദരിയോ ഭാര്യയോ മക്കളോ ആരാണെന്ന് വെച്ചാൽ വീട്ടിൽ സ്ത്രീകൾ വേവിച്ച് വിളമ്പുമ്പോൾ രുചി കൂടും അത് അവരുടെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും കൂടി കലരുന്നത് കൊണ്ടാവാം നളൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാചക വിദക്തൻ എന്നാണ് നളൻ ഏർ നളൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പാചക വിദക്തൻ എന്നാണ് ഐതിഹ്യം നളഭാഗം എന്നൊരു ശൈലി പോലുമുണ്ട് മഹാഭാരതത്തിലെ ഭീമനും അജ്ഞാത വാസക്കാലത്ത് അടുക്കളക്കാരനായി എന്നല്ലെ കഥ എല്ലാ വിഭവങ്ങളും ഒരുക്കി എല്ലാ വിഭവങ്ങളും ഒരുക്കി കഴിഞ്ഞു ബാക്കി വന്ന പച്ചക്കറികൾ പാഴാക്കണ്ട എന്നു കരുതി അതെല്ലാം കൂടി ചേർത്ത് ഒരു കൂട്ടാൻ ഉണ്ടാക്കി അങ്ങനെ ഭീമൻ കണ്ടു പിടിച്ചതാണത്രേ നമ്മുടെ അവിയൽ cooking ൽ വളരെ താല്പര്യ മുള്ള സ്ത്രീകളും ഉണ്ട് നമ്മുടെ സാദാരണ ചോറും കറികളും മുതൽ ഉത്തരേന്ത്യൻ വിഭവങ്ങളും ചൈനീസ് continental പാചകങ്ങളും വരെ ഇവർ പരീക്ഷിച്ച് വിജയം നേടിയ ഭക്ഷണ പ്രിയാരുരുടെ പ്രശംസ നേടുന്നു ഈ ഇടെ ഒര് trend ൽ ആയി മാറിയിരിക്കുകയാണ് cake ഉണ്ടാക്കൽ വീട്ടിലുള്ളവർക്ക് വേണ്ടി പണ്ടു മുതൽ നമ്മളിൽ പലരും cake കൾ bake ചെയ്യാറുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല ഇപ്പോൾ cake ഉണ്ടാക്കാൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് അവിടെ training കഴിഞ്ഞു ഇറങ്ങുന്നവർ ഉണ്ടാക്കുന്ന അപൂർവ സുന്ദരമായ cake കൾ നമ്മുടെ

തൊഴിലാ ആഹ് തൊഴിലിനാവശ്യമായി ഏർ ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പറയുന്നു നൂറ് ശതമാനം ലാഭം കൊയ്യാൻ ആവുമത്രെ മറ്റെല്ലാ വ്യവസായങ്ങൾ ക്കും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 സമയത്ത് ചെയ്തു തീർത്ത് കൊടുക്കാൻ ആവാത്ത വിധം order കൾ കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും അവർക്കൊരു തൊഴിലാഴി വരുമാന മാർഗമായി എന്നത് സന്തോഷകരം തന്നെ cooking എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് കൊണ്ട് ഞാൻ അതിനു അഹ് മെനക്കെടാറില്ല എന്റെ ദേവി ചേച്ചി ഞാൻ എന്നെ കൊണ്ടാക്കിയത് ഏർ എന്തുണ്ടാക്കിയാലും എനിക്ക് തന്നെ വായിൽ വെച്ച് തിന്നാൻ പറ്റില്ല പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ടെന്താ ഞാനൊരു cooking നെ cooking നെ വെച്ചിട്ടുണ്ട് കമല പറഞ്ഞു ഞാൻ മിണ്ടിയില്ല super

അത്യാവശ്യം വെച്ചുണ്ടാക്കാൻ ആർക്കും കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ആധുനിക വനിതകളെ പോലെ phone ൽ നോക്കി പാചക വിദ്യ ആഹ് വിദ്യകളെടുത്ത് പരീക്ഷിക്കാനൊന്നും ഞാൻ മുതിരാറില്ല അതെങ്ങനെ എനിക്ക് അറിയാവുന്ന വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കാൻ നേരം കിട്ടുന്നില്ല എന്നാണ് ഞാൻ പറയാറ് എന്റെ വീട്ടിൽ പണ്ടുമുതലേ ഉള്ളവർ മുതിർന്നവർ മു ആഹ് മുതൽ കുട്ടികൾ വരെ എല്ലാവരും ഭക്ഷണപ്രിയരാണ് അതുകൊണ്ടാവാം വീട്ടിലെ പെണ്ണുങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ പാചകത്തിൽ അധിക നിപുണന കാണും ഇഷ്ട്ട വിഭവങ്ങൾ ഉണ്ടാക്കാനും വിളമ്പാനും കഴിക്കാനും അവർക്കും ഇഷ്ട്ടമാണ് അതുകൊണ്ട് പാചകം ഒരു വലിയ ജോലിയായോ ഭാരമായോ ഞാൻ അവർക് വുമില്ല പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴി ഉദരത്തിലൂടെയാണ് എന്ന് പഴയായ ഒരു ചൊല്ല് ഇല്ലേ അതിൽ വിശ്വസിക്കുന്നവരാണ് എന്റെ വീട്ടിലെ പുരുഷഗണം അതായത് നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നവർ ആരായാലും അവരെ ഇഷ്ട്ടം എന്നർത്ഥം അത് അമ്മയോ ഭാര്യയോ സഹോദരിയോ ആവാം അതൊക്കെ പണ്ട് ഇപ്പോൾ പുരുഷന്റെ ഹൃദയത്തിൽ കേറാനൊന്നുമല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്കും ഇഷ്ട്ടം എന്ന് പറയുന്നു എന്നുപറയുന്നു എന്റെ വീട്ടിലെ പുതിയ പെൺ തലമുറ cooking is an art ഏർ enjoy cooking എന്ന് പറയുന്നു ഇവരിൽ ചിലർ പാചകം ഒരു കലയാണ് അതിൽ നമ്മുടെ സ്നേഹവും താല്പര്യവും അതുപോലെ കൈപുണ്യവും എല്ലാം ഒരു പോലെ കൂടിച്ചേരുമ്പോഴാണ് നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ കൈപ്പുണ്യം മറ്റുള്ളവർ ആസ്വദിക്കുമ്പോഴാണ് പാചകം ഒരു കലയായി മാറുന്നത് പലപ്പോഴും പാചക പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളെല്ലാംവലിയ പാചകക്കാരിയായി മാറുന്നത് ചുരുക്കി പറഞ്ഞാൽ പാചക റാണിമാരും chef മാരും ഏർ എടുക്കുന്നത് ഇത്തരം പരീക്ഷങ്ങളാണ് ചെറുപ്പത്തിലേ ഞാനും ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തി കൊണ്ടിരിക്കുന്നു ഞാൻ ആദ്യമായി ആദ്യമായി നടത്തിയ ഒരു പരീക്ഷണമാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് അന്ന് ഞാൻ pre degree ക്ക് പഠിക്കുന്ന സമയത്താണ് ഒരു ദിവസം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 ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തിയും കൂട്ടി ചോറ് കഴിച്ചപ്പോൾ എന്തോ സ്വാദ് വ്യത്യാസം തോന്നി എനിക്ക് ഏർ എനിക്ക് ഉണ്ടാക്കിയതല്ലേ ആരോടും കുറ്റം പറയാൻ പറ്റില്ല വൈകുന്നേരം അമ്മ വന്നപ്പോൾ ചമ്മന്തി കഴിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു നീ ഇതിൽ എന്തെല്ലാം ചേർത്തെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തേങ്ങയുടെ കൂടെ മുളകും മഞ്ഞളും മല്ലിയും ഉള്ളിയും ഇത്തിരി ഉപ്പും പുളിയും കൂടി ചേർത്തെന്ന് അല്ലാതെ ഞാൻ വേറെ ഒന്നും ചേർത്തില്ലമ്മെ എന്ന് പറഞ്ഞു ഇത്രയും മതിയല്ലോ വേറെ എന്ത് വേണം എന്ന് അമ്മ പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു ഇതായിരുന്നു എന്റെ ആദ്യത്തെ പരീക്ഷണം ചമ്മന്തി ആയതു കൊണ്ട് അടുത്ത പ്രാവശ്യം തന്നെ പരീക്ഷിക്കണം വിജയിച്ചു എന്റെ തൊട്ടടുത്ത പരീക്ഷണം അവിയൽ ആയിരുന്നു അതിൽ ഒരു വിധം വിജയിച്ചു എന്തായാലും തുടർച്ചയായുള്ള പരീക്ഷണങ്ങളിലൂടെ കല്യാണമായപ്പോഴേക്കും അത്യാവശ്യം പാചകമെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു അതിനു ശേഷം പിന്നെയും പല പല പരീക്ഷണങ്ങളും നടത്തി ഏർ അത്യാവശ്യം നല്ല വിജയം ഉണ്ടായി എപ്പോഴും പാചകം ചെയ്യുമ്പോഴല്ല മറിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ വയറു നിറയെ കഴിക്കുമ്പോഴും അത് നന്നായി ഇരിക്കുന്നു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുമ്പോഴുമാണ് സംതൃപ്തി ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പാചകം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ സമൂഹം പാചകമെന്ന കലയെ സ്ത്രീകൾക്ക് മാത്രമായി തീറെഴുതി കൊടുത്തിരിക്കുകയാ പലപ്പോഴും തോന്നാറുണ്ട് ഒരാൾ മാത്രം അയാളുടെ ജീവിതം മുഴുവൻ അടുക്കളയിൽ ഹോമിക്കേണ്ടതില്ല സ്ത്രീകൾ പല അഹ് ഒരിക്കലും പാചകമെന്ന കലയെ അവരുടെ മാത്രം കുത്തകയായി വിജയി ഏർ ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല

Hello നമസ്‌കാരം, ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കർഷക സമാന്തരമായ രാഷ്ട്രമെന്ന topic ആണ്. പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനവും ഗ്രാമങ്ങളിൽ ആണ് താമസിച്ചിരുന്നത്. കർഷകരും ഭൂഉടമകളും കാർഷികോല്പാദനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഉല്പാദകർ ഉൽപന്നത്തിന്‍റെ ഒരു പങ്ക് അവർ അവകാശം എടുക്കുകയും ചെയ്‌തിരുന്നു. ഇത് അവർക്കിടയിൽ സഹകരണവും മത്സരവും ഏറ്റുമുട്ടലുകളും സൃഷ്ട്ടിച്ചു. ഗ്രാമ സമൂഹത്തെ രൂപപ്പെടുത്തിയത് ഈ കാർഷിക ബന്ധങ്ങളാണ്. ഗ്രാമീണ ലോകത്തേക്ക് ബാഹ്യശക്തികളും കടന്നുവന്നിരുന്നു.

അതിനാൽ രാഷ്ട്രത്തിന്‍റെ AGENT മാരായ നികുതികർത്തയന്മാരും നികുതി പിരിവുകാരും രേഖ സൂക്ഷിപ്പുകാരും ഗ്രാമ സമൂഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കൃഷിപ്പണി കൃത്യമായി നടന്നുകൊണ്ടെന്നും രാഷ്ട്രത്തിന് ഉൽപന്നങ്ങളുടെ ഒരു പങ്ക് നികുതിയായി മുറ പ്രകാരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കാർഷിക സമൂഹമാത്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. കർഷകർ വിൽപ്പനക്കായി ധാരാളം കളം ഉൽപാദിപ്പിച്ചിരുന്നു. സ്വാഭാഭികമായും വ്യാപാരികളും പണവും വിപണികളും ഗ്രാമങ്ങളിലേക്ക് കടന്നുവരികയും ഗ്രാമ പ്രദേശങ്ങളെ നഗരങ്ങളായി ബന്ധിപ്പിക്കുകയും ചെയ്‌തു. കർഷകരും കർഷകോല്പാദനവും കാർഷിക സമൂഹത്തിന്‍റെ അടിസ്ഥാനഘടകം കർഷക അവസ്ഥ അധിവസിച്ചിരുന്ന ഗ്രാമങ്ങളിൽ ആയിരുന്നു. നിലം ഉഴുതുക, വിതയ്ക്കുക, വിളവെടുപ്പ് നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കർഷകർ നടത്തിയിരുന്നത്. കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള പഞ്ചസാര എണ്ണ മുതലായ സാധനങ്ങളുടെ ഉൽപാദനത്തിലും അവർ പങ്കെടുത്തു. ഗ്രാമീണ ഇന്ത്യയിൽ വ്യത്യസ്ഥ ഭൂപ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത് വരണ്ട ഭൂപ്രദേശങ്ങളും മലം പ്രദേശങ്ങളും വന മേഖലകളും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഈ വ്യത്യസ്ഥ പ്രദേശങ്ങൾ കൊണ്ട് ഫലഭൂഷ്ടമായ ഭൂപ്രദേശങ്ങളെപ്പോലെ കൃഷിയോഗ്യമായിരുന്നില്ല. അതിനാൽ ഗ്രാമത്തെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങൾ വ്യത്യസ്തമായ ഭക്ഷ്യോല്പാദനങ്ങൾക്ക് വഴിയൊരുക്കി. ചില ഇടങ്ങളിൽ കർഷകർ അധിവാസ കർഷികോല്പാദനത്തിലും മറ്റിടങ്ങളിൽ അധിവാസ കർഷികോല്പാദനത്തിലും ഏർപ്പെട്ടു. മിനി സ്രോതസുകൾ കാർഷിക സമൂഹത്തിന്‍റെ മുഖ്യ കഥാപാത്രം കർഷകനാണ്. എന്നാൽ കർഷകർ അവരെക്കുറിച്ചു ഒന്നും തന്നെ എഴുതിവാക്കാറില്ല. അതിനാൽ ഗ്രാമ സമൂഹത്തിന്‍റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർഷകരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ഒന്നും ലഭിക്കില്ല. പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ കാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ വലിയ സ്രോതസുകൾ മുഗൾ രാജസദസിലെ ദിനവൃത്താന്തങ്ങളും സമാനമായ ദിനവൃത്താന്തങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അബ്ദുൾ ഭസഹ് എഴുതിയ ഏമി ആക്കുമാരി ചുരുക്കത്തിൽ എയ്റ്റാൻ അബ്ദുൾ ഫസൽ അക്ബാറിന്‍റെ കൊട്ടാര ചരിത്രകാരമായ കൃഷി ഉറപ്പുവരുത്താനും നികുതി പിരിക്കാനും രാഷ്ട്രവും ജമീന്ദന്മാരും തമ്മിൽ ഉള്ള ബന്ധത്തെ നിയന്ത്രിക്കാൻ രാഷ്ട്രം ഏറെ ഏർപ്പെടുത്തിയിരുന്നത് ജമീന്ദാങ്ങളെ അധികം ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്ബറുടെ സാമ്രാജ്യത്തിൻ്റെ വീക്ഷണം സമൂഹ സൗഘ്യം അവതരിപ്പിക്കുക എന്നതായിരുന്നു അക്ബർ എ ഇ അക്ബെരിയുടെ അഥവാ എ കെയ്‌ ലക്ഷ്യം. മുഗൾ രാഷ്ട്ര രാഷ്ട്രത്തിനെതിരെയുള്ള

വീക്ഷണങ്ങളാണ്. മുഗൾ രാഷ്ട്രത്തിൻ്റെ പക്ഷ്യം പിടിച്ചുകൊണ്ടുള്ള വിവര വീക്ഷണങ്ങളാണ് അബ്‌ദുൾ ഫസൽ തൻ്റെ കൃതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.

എന്നിവിടങ്ങളിൽ നിന്നും പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടിലെ revenue രേഖകൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കേ കാർഷിക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളിൽ നിന്നാണ് എ ഇ അക്ബാരി തൻ്റെ ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ കർഷകരും അവരുടെ ഭൂമി മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഇൻഡോ റഷ്യ വിലക്കുകൾ അതിനാൽ അതുപോലെ മറ്റുചില സംവിധാനം കാരണം അത് വളരെ ഉപകാരപ്രദം ആയിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അലി മുസൈവ ഇതിനു തുടക്കം കുറിച്ചത്. അതുപോലതന്നെ ആണ് ഇതിൻ്റെ നാലാമത്തെ തുടക്കവും. അതിനാൽ കർഷകരും സഞ്ചാരവും ആദി മുഗൾ ചക്രവർത്തിയായ ബാബർ തൻ്റെ ഓർമ കുറിപ്പായ ബാബർ നാമയിൽ കാർഷിക സമൂഹത്തിൻ്റെ ബന്ധനങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഹിന്ദുസ്ഥാനിയിലെ ചെറു ഭവനങ്ങളൂം ഗ്രാമങ്ങളും പട്ടണങ്ങളും മാറും കാലങ്ങളുമായി നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടണത്തിൽ നിന്ന് ജനങ്ങൾ ഒരു തെളിവോ അടയാളമോ ബാക്കി വയ്ക്കാതെ പല പലായനം ചെയ്യുന്ന താമസിക്കുന്നതിനായി അവർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തും. അവർക്ക് കിണർ കുഴിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം അവരുടെ കൃഷി മഴയെ ആശ്രയിച്ചുള്ളതാണ്. അവർക്ക് വീടുകളോ മതിലുകളോ നിർമിക്കേണ്ട ആവശ്യം ഇല്ല. കല്ലും മരവും ഇഷ്ടം പോലെ ലഭ്യമായതിനാൽ കുടിലുകൾ കെട്ടാൻ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. അനേക നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ ഗ്രാമമോ നഗരമോ പ്രത്യക്ഷപ്പെടുന്നു. മരങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും ആയുള്ള ജലശേഖരം, വടക്കേ ഇന്ത്യയിൽ താൻ കണ്ട ജലസേചന മാർഗങ്ങളെക്കുറിച്ച് ബാബർ ചക്രവർത്തി ബാബർ മാവോയിൽ പറഞ്ഞു കേട്ട വാതമാണ് ഇത്. ഹിന്ദുസ്‌ഥാൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിരപ്പായ ഭൂമിയാണ്. പട്ടണങ്ങളിലായാലും, കൃഷിഭൂമികളിലായാലും, ഗ്രാമങ്ങളിലായാലും ഒരിടത്തും ഒഴുകുന്ന ജലമില്ല. ധാന്യം, ഫലവൃക്ഷങ്ങൾ എന്നിവക്കും എല്ലായ്‌പ്പോളും ജലം ആവശ്യമായി വരുന്നില്ല. ശരത് കാലത്തു പെയ്യുന്ന മഴ അവയുടെ വളർച്ചയെ സഹായിക്കുന്നു. മഴ പെയ്യാത്ത കാലത്ത് വസന്തകാല വിളകൾ വളരുന്നത് അത്ഭുതമാണ്. എങ്കിലും വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇവയ്ക്ക് ധാരാളം ജലം ആവശ്യം വരുന്നുണ്ട്. ലാഹോർ ദിപൽപൂർ രണ്ടും ഇന്നത്തെ പാക്കിസ്ഥാനിൽ എന്നിടങ്ങൾ ജനങ്ങൾ ഒരുതരം ഘോരകളും ആകർക്കായി പല പല കഷ്ണങ്ങളും കെട്ടിയുറപ്പിച്ചും നിർത്തിയിരിക്കുന്നു. പല കഷ്ണങ്ങളും ചക്രവും അതിനോട് ചേർന്ന് കറങ്ങുന്ന മറ്റൊരു ചക്രവും ഘടിപ്പിച്ചുകൊണ്ടും മറ്റൊരു ചക്ര അവസാന ചക്രം കറങ്ങുന്നതാണ് ഈ ആ ചക്രത്തിൻ്റെ രണ്ടാമത്തെ ചക്രത്തിൻ്റെ ചലനത്തിന് കാരണമാകുന്നത്. അതോടെ പല കഷ്ണങ്ങളിൽ തയ്യാറാക്കി വലിച്ചിരുന്ന തോട തോടുകൾ വഴി ജലം മുകളിൽ എത്തുകയും ആവശ്യക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ആഗ്ര ചന്ദ്രവാർ ബഴവില എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഉത്തർപ്രദേശിൽ എന്നിവിടങ്ങളിൽ ജനങ്ങൾ ജലം ശേഖരിക്കുന്നു. ഇവർ BUCKET കളുടെ സഹായത്തോടെയാണ് കിണറിൻ്റെ അറ്റത്ത് തടി സ്പൂണുകളും അവയുടെ ഇടയിൽ ഒരു തടിയും ഘടിപ്പിച്ചിരിക്കും. ഈ ഓരോ തടിക്കും കുറുകെ ഇടുന്ന കയറിൻ്റെ അറ്റത്ത് വലിയൊരു bucket കെട്ടിവെക്കാം. കയറിൻ്റെ മറ്റേ അറ്റം ഒരു കാളയുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ടാകും. ഒരാൾ കാളയെ ചലിപ്പിക്കുമ്പോൾ മറ്റൊരാൾ മുകളിൽ എത്തുന്ന BUCKET കാലിയാക്കും. സമൃദമായ വിള രണ്ടു പ്രദാന വിളകളാണ് കൃഷി ഇറക്കുന്നത്. ശരത്തിലും വസന്തത്തിലും ശരകാലത്തും തരിശു വിളകളും വസന്തത്തിൽ വാലാബി വിളകളും കൃഷി ചെയ്തു മിക്ക പ്രദേശങ്ങളിലും വർഷത്തിൽ ചുരുങ്ങിയ രണ്ട് വിളകളെങ്കിലും കൃഷി ചെയ്തിരുന്നു. സമൃദമായ മഴയോ ജലസേചന സൗകര്യമോ ലഭ്യമായ പ്രദേശത്തു മൂന്നു വിളകളിൽ ഫലമായ പല തരത്തിലുള്ള ധാരാളം വിളകൾ ഉല്പാദിപ്പിക്കപ്പെട്ടു.

ഭഷ്യോല്പാദനത്തിലുണ്ടായ വളർച്ച ജനസംഖ്യയും വർധനവിന് കാരണമായി. ക്ഷാമങ്ങളും പകർച്ചാവ്യാധികളും കലാപങ്ങളെ തടസപ്പെടുത്തിയെങ്കിലും ആയിരത്തി അറുനൂറ്റി അൻപതിനും ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിനും മധ്യ ഇന്ത്യയുടെ ജനസംഖ്യ അൻപതു ദശ ലക്ഷമായി വർധിച്ചു. ഇരുപതു വർഷങ്ങൾക്കിടയിൽ ശതമാനവളർച്ചയിൽ ഇത് ഉണ്ടാവുകയും ചെയ്തു. ഞാനിവിടെ എൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി. നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എൻറെ കലാലയ ജീവിതത്തെ കുറിച്ചാണ്. കലാലയം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്നത്, school ലേക്ക് പോവാൻ മടിച്ചതും പോകുമ്പോഴുള്ള കൂട്ടുകാരും ഒത്തുള്ള ആ ഒരു പോകലും ആണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പഠിച്ചിരുന്ന school എന്ന് പറയുന്നത് മൗലാന English medium school ആണ്. അവിടെ പോകാൻ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല വളരെ മടിയനായി മടിയനായ ഒരു വ്യക്തിയെന്ന് വേണെങ്കിൽ തന്നെ, പറയാം അങ്ങനെ മടിച്ച് മടിച്ച് ഓരോ ദിവസവും കളവു കാട്ടിയും അങ്ങനെയും ചെയ്ത്

ഒരുപാട് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അങ്ങനെ രണ്ടാം class ൽ എത്തുകയും ആ രണ്ടാം class ൽ വച്ച് തോൽക്കുകയും ആണ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്നും school മാറി എൽപി school ലേക്ക് ആണ് മാറിയത്, പക്ഷേ ഞാൻ ആ മാറിയത് ഒന്ന് ഒന്നു പറയാണെങ്കിൽ എൻറെ ജീവിതം തന്നെ- മാറ്റിമറിച്ച ഒരു school എന്ന് വേണങ്കിൽ തന്നെ പറയാം എല്ലാവർക്കും എല്ലാ school മായി ഒരു connect ഉണ്ടാവില്ല അവർക്ക് അവരുടെ vibe ന് അനുസരിച്ചുള്ള വ്യക്തികളും അവരുടെ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 ഒരു ദിവസം പോലും ഒരു ദിവസം പോലും മുടക്കാതെ ആ school ലേക്ക് എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ എൻറെ അടുത്തുള്ള സുഹൃത്തും ഞാനും ഒക്കെ ഒപ്പം തമാശ പറഞ്ഞും

അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തോട് ഉണ്ട് ആ തോട്ടിൽ കൂടുതൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ school ന് leave യിരിക്കും. കാരണമെന്തെന്നാൽ ചെറിയ കുട്ടികൾ ആയതു കൊണ്ട് തന്നെ അതിലൂടെ പോകുവാ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു കാരണം വെള്ളം force ൽ വരികയും കുട്ടികളെ തട്ടിക്കൊണ്ടു വെള്ളം പോകാൻ chance ഉള്ളത് കാരണവും